അത് തെന്നെ എല്ലാരുടേം അവസ്ഥ തെന്നെയാണ് പിന്നെ ഏടെയാണ് വിനോദ യാത്ര ഏടേണ് പോക്ക്? വിനോദയാത്ര എന്ന പൊതുവേ വീട്ടീന്ന് ഏടെയും വിടാറില്ല ഈ പറഞ്ഞപോലെ ആണ് പെണ്ണ് അല്ലങ്കി കൂടുതൽ ദൂരൊന്നും അങ്ങനെ പൂവാന്‍ പാടില്ലാന്ന് ഇല്ലേന്. പക്ഷേ അന്നത്തെ teachers അടിപൊളി അവരിങ്ങനെ വിളിച്ചോണ്ട് ന്നിട്ടും അച്ഛനുമമ്മേനേം ങ്ങനെ വിട് ഇപ്പല്ലേ കുട്ടികൾ പോകുലുന്നൊക്കെ പറഞ്ഞിട്ട്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

വിട്ട് അത് ആഹ് നല്ലെനിക്ക് പോയി നല്ല കൊറേ ഓർമ്മകള് കാര്യങ്ങളെല്ലായിട്ട് ഇപ്പൊ നിക്ക്ന്ന്ണ്ട്. എന്ക്കും അങ്ങനേര്ന്നു. നമ്മൾ ഇതുവെര അങ്ങനെ പോയിട്ടില്ല. അപ്പോ നമ്മളെ സംബന്ധിച്ചിട്ട് അത് വല്യൊരു സംഭവായി, അങ്ങനെ അടിപൊളി ആയിരുന്നു അത്. എന്നിട്ടിനി എന്നാ പഠിച്ചിട്ട് പഠിച്ചത് കൊണ്ടന്നൊന്ന് പണി ഒക്കെ എടുക്കാൻ താല്പര്യോണ്ടോ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 ആഹ് try എയ് നോക്കിനോക്കണം പിന്നെ ആഹ് സ്വന്തായിട്ട് പണി ഇല്ലങ്കില് പിന്ന കാര്യം പോക്കാണ് ഇപ്പളത്തെ കാലത്തിലെല്ലു.

അത്കൊണ്ട് വിദ്യാഭ്യാസം വേണം അതിപ്പം ഒരു ഉം നിർബന്ധം ആയിട്ടൊരു കാര്യായല്ലോ. ആഹ് അത് ശരിയാ. പിന്നെ നിങ്ങളെല്ലോ പഠിക്കുമ്പോ ങ്ങനെ uniform~ uniform എല്ലോ അടിപൊളി ഏനു. പ~ അങ്~ ക്ക് uniform മ് ഇട്ടിട്ട് പൂവാനായിന്നു ഏറ്റോം ഇഷ്ടം. ഈ കാ~ ഇത് ഏതെങ്കിലും colour റാ ആഹ് ഇട്ടിട്ട് പോകണ്ടേങ്കില് നമക്ക് എടക്കിടക്കേ മാറ്റിക്കോണ്ട് ഇക്കണം.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 full കച്ചറൊക്കെ ആയിട്ടേണ് ഇണ്ടാവല്. പിന്നെ അഹ് ഈ കച്ചറ ആക്കിയേന് വീട്ടിന്ന് അയിന് വേറെ ആരേം കലമ്പ്

അഹ് അത് അടിപൊളി ആണ് shall ന കാട്ടിയും നല്ലത് coat ന്നെയാ കൂടുതൽ security യായിട്ടും ആഹ് പെൺകുട്ടികക്ക് ഏറ്റോം നല്ലത് അനക്ക് തോന്നുന്ന് coat ട്ടന്നെ ആണ്ന്ന്.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

ribbon ക്കെ ഇട്ടിട്ട് ആഹ് അതൊരു പിന്നെ അതൊന്നും നിർബന്ധണ്ടായില്ല degree ക്കെത്തുമ്പോ coat എല്ലായി. ഒരു ബല്ലാത്തൊരു വലിയ ആരോ ആയപോലെക്കെള്ളൊരു feel അയി. ഇതുവരെ coat ഒന്നും ഇട്ടിട്ടില്ല.

ഇപ്പ uniform ആയകൊണ്ട് നല്ലത് ആന്ന് പറയാം പിന്നെല്ല കാരണംന്ന് വിചാരിച്ചാല്

അഹ് എന്നാണ് ഉം അഹ് gap ല്ലോം നമുക്ക് മാറ്റി എടുക്കാൻ കായും ഇതിലൂടെ അഹ് അതേ കുട്ടികൾക് അറിയില്ലല്ലൊ ഇവൻ പൈസക്കാരനാണോ ആണോ അപ്പോ ഈ uniform ന്നെയാ ഏറ്റോം നല്ലത് പിന്നെ ഇപ്പോ എന്താലോ അഹ് periods അല്ല ഈ ആർത്തവ സമയത്തൊക്കെ പെൺകുട്ടികൾക് വളരെ ഉപകാരായിട്ട് ഞാൻ പഠിക്കുമ്പോ ന്താച്ചാല് ഒരു room മ് ഒരു മൂറിയന്നെ അയിനായിട്ട് ഇണ്ടായിട്ട്ണ്ട്. അതിന്‍റെ പേരന്നെ പറയല് girls friendly room ന്നാ പറയല്. അവിടൊരു കട്ടില് ഇണ്ടാവും, തലാണ പിന്നെ

നമുക്കും higher secondary ക്കെ പഠിക്കുമ്പോ അതിനായിട്ടൊരു specia~ ആഹ് പ്രത്യേകിച്ച് room അ് ഇണ്ടായേന്നു. teachers ഉം അങ്ങ~ അങ്ങനത്തെ സംഭവത്തിനൊക്കെ ഭയങ്കരം നല്ലേരുന്നു. teachers ഉം എന്തൊക്കെ വന്നാ വേഗം വന്ന് സഹായിക്കുവ അങ്ങനത്തെ ഇതൊക്കെണ്ടാവും. പിന്നെ ഇനിയിപ്പൊ കലോല്‍സവ

പിന്നെ എല്ലാരും കുടി ഒപ്പരം കലോല്‍സവത്തിന് പോയീട്ട് ആടെ ഇരിന്നിട്ടെല്ലാവരും ഇങ്ങനെ നോക്ക~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

അതൊക്കെ ഒരു ഭയങ്കര രസായിരുന്നു. ഇപ്പ അതെല്ലാ ആലോചിക്കുമ്പോ സങ്കടം വരും. അതേ പോലന്നെ ഉം മറ്റ് കായികപരമായിട്ടില്ലേയ്ന്ന് ഓട്ടോം ചാട്ടം അതെല്ലാം നല്ല രസല്ലേ?

അതിനെല്ലാം കൊറേ പോയിട്ടിണ്ട്. ഇവടെ ധര്‍മ്മശാലക്ക് അല്ല, ഗവ്~ parade ground ല്ലാ ല്ലേ?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

പിന്നെ പക്ഷേ ഇപ്പോഴത്തെ തലമുറേന്‍റെ ഏറ്റോം വല്ല കൊഴപ്പന്ന് പറയുന്നത് നമ്~ ഈ വിദ്യഭ്യാസത്തിലൂടെ പല കൂട്ട്കെട്ട്

ഞാന് പഠിക്കുമ്പോ നമ്മള് class ല്ത്തന്നെ ഇണ്ടായിര്ന്ന്അ ങ്ങനത്തൊരുപാട് കുട്ടികള്. കാണുമ്പോ സങ്കടം തോന്നും അവരെ മുന്നേ അറിയുമ്പോ നമക്ക് ബയങ്കര നല്ല friends ആയിരിക്കും നല്ല ചങ്ങായിമാരായിരിക്കും പക്ഷേ ആ ആഹ് ആ ഒരു കൊല്ലെല്ലാം കയിഞ്ഞ് തീരാനാവുമ്പേക്കും അവനും മോശായിട്ട്ണ്ടാവും. അങ്ങനൊരുപാട് വല്യ ശൃംഖാലന്നെ ഇണ്ടാവും കൊ~ ഇപ്പം വരുന്ന വാര്‍ത്തകള് മുഴുവനും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാന്നല്ലാ. അതേ അതേല്ലോ കാണണേണ് വീട്ടുകാര് ഒരു tension ആയി അന്‍റെ മോനങ്ങനെ എന്‍റെ മോളിങ്ങനെ

പിള്ളേരായാലും അതെ ആണ്‍പിള്ളേരായാലും അതേ. അത്കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പുറത്തൊന്നും വിട്ടിട്ട്ള്ള കടമേ നമ്മക്ക് സ്വപ്നം കണ്വേ വേണ്ട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 അത് പെട്ടന്നതിനെ അതിലേക്ക് നമ്മ ഉൾപ്പെട്ടു പോക്കാണ്. അപ്പോ പെട്ടന്ന് നമുക്ക് നമ്മക്കന്നെ ചെലപ്പം നമ്മളെ പിടിച്ചാ കിട്ടണംന്നില്ല. ആ നമുക് നമ്മളെ ചങ്ങായിമാര്, എനക്കെല്ലാ എന്‍റെ അച്ഛനെ അമ്മേനെക്കാലും ഇഷ്ടം എന്‍റെ ചങ്ങായിമാരാ. ആഹ്

ആഹ് ഓന്‍ മോശാന്ന് അല്ലെങ്കി ഓള് മോശാന്ന് നമ്മൾ ഒരിക്കലും അതൊന്നും ചിന്തിക്കൂല്ല. പിന്നെ അതേപോലന്നെ നല്ല friends നെത്തന്നെ കിട്ടലും ഒരു ഭാഗ്യാണ്.

നമ്മളിപ്പം പഴേ പലേ തരത്തിലും ആഹ് പീഡനം അങ്ങനെല്ലേ ഇപ്പം ഇഷ്ടംപോലെ വാർത്തക നമ്മ കേൾക്ക്ന്ന്ണ്ടല്ലാ.

പിന്നെ ഇപ്പോ handicap അഹ് മറ്റേ അംഗവൈകല്യം ഇള്ളവര്‍ക്കൊക്കെ ഭയങ്കരം support ആന്ന്. ഭയങ്കരം ആന്നേ. ഇതിപ്പം കണ്ണ് കാണാത്ത ആൾക്കാരെല്ലോം ഉണ്ടെങ്കില് അവര്ക്കന്നെ പെ~ ആഹ് correct ആയിട്ടൊരു ബു~

പുസ്തകം വല്ലോം അവര്ക് ഇഷ്ടംപോലെ ഇണ്ട് ഇപ്പോ

class പഠിക്കുമ്പോ രണ്ടു കുട്ടികള്ണ്ടായിട്ട്ണ്ട്, ഇപ്പൊ നടക്കാനയ്യാത്ത കുട്ടികള്. നല്ല്ക്ക് അദ്ധ്യാപരാകരല്ലേ അവര് നല്ലോണം പരിചരിക്കാക്കിയും friends എല്ലാം അവരെ ഒരിക്കലും വേര് പിരിച്ച് നിക്കാണ്ട് നമ്മലിലവരെ കൂട്ടത്തിത്തന്നെ കൂടിപ്പിച്ച് നല്ലീതിക്ക് കൊണ്ടുപോകാന്‍ നോക്കും. അതിന് അനുസരിച്ചു ആഹ് ആ കുട്ടികൾക്കനുരിച്ചിട്ട്ള്ള കെട്ടിടങ്ങളൊക്കെ ഇണ്ടാക്കി കെട്ടിടങ്ങളൊക്കെ government school ന്‍റെന്നെ കെട്ടിടങ്ങളെല്ലാ ഏതാ കെട്ടിടം വല്യെ രണ്ട് നില മൂന്ന് നിലേക്കെ ആയിട്ട്

ഭയങ്കര ആഹ് ഉന്നത വിദ്യാഭാസം എന്താല്ലോ പറഞ്ഞിട്ട് എന്തൊക്കെയോ ആയി

അന്നാ പിന്നെ hello നമസ്ക്കാരം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് chicken കൊണ്ടുള്ള വിഭവങ്ങളാണ്

പലതരം വിഭവങ്ങൾ തയ്യാറാക്കാം അതിൽ ഒന്ന് chicken roll അതിന് ആവശ്യമായ ചേരുവകൾ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 പഞ്ചസാര ഒരു tea spoon ഉപ്പ് ഒരു tea spoon വനസ്പതി ഒരു table spoon chicken വേവിച്ചെ mince ചെയ്തത് ഇരുന്നൂറ്റി അമ്പത് gram സവോള ചെറുതാക്കി മുറിച്ചത് അര cup കുരുമുളകുപൊടി അര tea spoon ഇഞ്ചി വെളുത്തുള്ളി ഒരു tea spoon മല്ലിയില ഒരു tea spoon bread പൊടി ഒരു cup മുട്ട ഒന്ന്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 വനസ്പതി എന്നിവ നന്നായി യോജിപ്പിച്ച് മുട്ടയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ചപ്പാത്തി മാവ് പരു ത്ത് കുഴക്കുക ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ ഉള്ളിയിട്ട് വഴറ്റണം ഇതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മല്ലി ഇവ യഥാക്രമം ചേർത്ത് വഴറ്റുക chicken ചേർത്ത് നന്നായി ഇളക്കി stove off ചെയ്യുക നേരത്തെ തയ്യാട തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ചെറുനാരങ്ങാ വലുപ്പത്തിൽ കൂട്ടെടുത്ത് oval ൽ പരത്തുക

masala ക്കൂട്ട് പുറത്ത് വരാത്തത് തിരിക്കാനാണ് ചുരുട്ടിയെടുക്കുക ഈ roll ഉകൾ നനഞ്ഞ തുണികൊണ്ട് മൂടിവെക്കുക നന്നായി പൊങ്ങി വരുന്നത് വരെ വെക്കുക നന്നായി പൊങ്ങിയ chicken roll കൾ മുട്ട പതപ്പിച്ചതിൽ മുക്കി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 അടുത്തതായി ഞാൻ ഇവിടെ chicken കൊണ്ട് തന്നെ വേറൊരു വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത് കോഴി ഇറച്ചി കുറുമ ഇളം കോഴിയിറച്ചി ഒരു kilo ഉരുളക്കിഴങ്ങ് ഇരുനൂറ് gram മുളകുപൊടി രണ്ട് tea spoon മല്ലിപൊടി രണ്ട് tea spoon മഞ്ഞൾപ്പൊടി അര tea spoon തക്കാളി രണ്ട് ചുവന്നുള്ളി രണ്ട് പച്ചമുളക് നാല് ഇഞ്ചി ഒരു കഷ്ണം കുരുമുളകു പൊടി ഒരു tea spoon തൈര് അര cup തേങ്ങാപാൽ ഒന്ന് വെളിച്ചണ്ണ അര cup ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ മൂന്ന് പെരുംജീരകം ഒരു tea spoon വെളുത്തുള്ളി ആറ് അല്ലി കറിവേപ്പില ഉപ്പ് മല്ലിയില പാകത്തിന് കോഴിയിറച്ചി വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം തൈരൊഴിച്ച് നന്നായി ഇളക്കി

കറിവേപ്പിലയും ഇട്ട് വഴറ്റുക ഉള്ളി ചുവന്ന് വരുമ്പോൾ മുളക് മല്ലി മഞ്ഞൾ കുരുമുളക് എന്നിവയുടെ പൊടികൾ ഇട്ട് വഴറ്റുക പിന്നീട് തൈര് ചേർത്ത് വേവിക്കുന്ന ഇറച്ചി പാകത്തിന് ഉപ്പും ഇട്ട് വഴറ്റുക നിറം മാറുന്നതുവരെ ഏതാണ്ട് ഇരുപത് minute വഴറ്റിയ ഇറച്ചി നല്ല കട്ടിയുള്ള മൺചട്ടിയിൽ കോരിയിട്ട് പാകത്തിന് തിളച്ച വെള്ളവുമൊഴിച്ച് ആവി പോകാതെ അടച്ചു വെച്ച് വേവിക്കുക ഇറച്ചി മുക്കാൽ വേവാകുമ്പോൾ

ഇറച്ചി വെന്തു വരുമ്പോൾ ചൂടാക്കി പൊടിച്ച ഏലക്ക പെരും ജീരകം കറുവപ്പട്ട ഗ്രാമ്പൂ എന്നിവ ചേർക്കണം ചാറ് കുറുകുമ്പോൾ തേങ്ങാപാൽ ഒഴിച്ച് ഇറക്കി വെച്ച് മല്ലിയില ഇട്ട് അടച്ചു വെക്കുക കോഴി വട

അരിഞ്ഞത് മുളകുപൊടി രണ്ട് tea spoon മഞ്ഞൾപ്പൊടി കാ tea spoon മല്ലിപ്പൊടി അര tea spoon ഇഞ്ചി അരിഞ്ഞത് അര tea spoon പച്ചമുളക് രണ്ട് tea spoon വെളിച്ചെണ്ണ ആവശ്യത്തിന് കറിവേപ്പില മല്ലിയില അരിഞ്ഞത് രണ്ട് tea spoon പൊതീനയില അരിഞ്ഞത് ഒരു tea spoon ഉപ്പ് പാകത്തിന് കോഴി ഇറച്ചി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് ചിക്കിയെടുക്കുക കടലമാവ് അരിപ്പൊടി വെളുത്തുള്ളി ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിയില പൊതീനയില എന്നിവ ഒന്നിച്ചാക്കി ഇതിൽ ചിക്കിയ കോഴി ചേർത്ത് കുഴക്കുക കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കോലിൽ നിന്ന് വിടുന്ന വിധത്തിൽ കുഴച്ച് ചൂടുള്ള വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഒരു chicken കപ്പ rolls അതിന് വേണ്ട ingredients chicken ചെറുതായി കൊത്തിയരിഞ്ഞത് അഞ്ഞൂറ് gram ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒരു cup ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു teaspoon പാച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു tea spoon

രണ്ട് cup bread പൊടിച്ചത് ആവാശ്യത്തിന് മൈദാ മാവ് കലക്കാൻ കറിവേപ്പില മല്ലിയില കുറച്ച് എണ്ണ ചൂടാക്കി ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്തിളക്കുക brown നിറമാകുമ്പോൾ chicken masala യും മഞ്ഞൾപ്പൊടിയും ചേർത്തിളക്കുക കൊത്തി അരിഞ്ഞ chicken ഇതിലേക്ക് അടുത്ത ഒരു dish ഉമായി പിന്നെ ഒരിക്കൽ കാണാം നന്ദി നമസ്ക്കാരം സൂചിപ്പക്കുന്നു അപ്പൊ തന്റെ ജന്മനാടിനോടുള്ള എഴുത്തുകാരന്റെ ഒരു എന്താണ് ഒരു ഇഷ്ടം കൂടുതൽ എന്തിൽ നമ്മുക് എന്തിൽ കാണാൻ സാധിക്കുന്നു.

പോയിപോകുന്നത്. okay പിന്നെ നഷ്ടപെട്ട സന്തോഷങ്ങൾ ഭാവനയിലൂടെയുള്ള ഭാവനയിലൂടെ ആ സന്തോഷങ്ങൾ ആ പഴയ കാലത്തെ അവർ എന്തെയാണ് അവരുടെ ഭാവനയിലൂടെ അല്ലെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെയാണ് Magical realism എന്ന് പറയുന്ന രചന സങ്കേതത്തിന് പ്രാധ്യാനം വരുന്നത് അല്ലെ അപ്പൊ ഇങ്ങനെ ശക്തമായി വരുന്ന അല്ലെങ്കിൽ തീവ്രമായ വെളിച്ചത്തെ അവർ എന്തായി സങ്കൽപ്പിക്കുകയാണ് ജലമായി സങ്കല്പിക്കുകയാണ് അല്ലെ ആ വെളിച്ചത്തിന്റെ ഒഴുക്കിനെ അവർ എന്തെയുന്നു ജലമിങ്ങനെ അതായത് അവരുടെ അല്ലെ നിറയെ ജലമുള്ള ആ കാഞ്ചന നഗരമാണെന്ന് അവർ സങ്കല്പിക്കുകയാണ്. അതാണ് reality ഉള്ള എന്താണ് നമ്മളുടെ Magical realism എന്ന് പറയുന്ന magical ആയിട്ടുള്ള അല്ലെ ആ ഒരു മായികതാ എന്ന് പറയുന്നത് അതാണ് Then തുഴവള്ളം വാങ്ങൽ തുടർന്നുള്ള ആവശ്യങ്ങൾ ഭാവനശക്തി പ്രകാശം ജലം പോലെയാണ് എന്ന ആശയത്തെ ആഖ്യാതാവിന്റെ പ്രസ്താവനയിൽ നിന്നു പ്രയോ~പ്രായോഗികതലത്തിലേക് വളർത്തിയെടുത്തത് ടോട്ടോയും ജോവാലുമാണ്. okay ഇത്രയും കാര്യങ്ങൾ മനസിലായില്ലേ മക്കൾക്കു എന്താണെന്നു clear ആയില്ലേ okaythen നിശ്ചയദാർഢ്യം തുഴവള്ളം വാങ്ങണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് തുടർന്നുള്ള ഓരോ ആവശ്യങ്ങളും അവർ എന്തെയുന്നുണ്ട്, അവരുടെ ദൃഢനിശ്ചയം അവർ കാണിക്കുന്നുണ്ട് അല്ലെ ഓരോ സന്ദർഭത്തിലും മികച്ച വിദ്യാർത്ഥികളായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഭാവനയിലൂടെ പലതും വീണ്ടെടുക്കുന്നത് കുട്ടികളുടെ സ്വഭാവത്തെ കുറിച്ചുള്ള അമ്മയുടെ വാക്കുകളും ഈ ആശയം വിശദികരിക്കാൻ നമ്മുക് എന്തെയാം ആ quotes ഒക്കെ നമ്മുക്ക് ഉപയോഗിക്കാം okay അടുത്തത് മാതാപിതാക്കളാണ് മാതാപിതാക്കളുടെ പ്രതേകത കുട്ടികളുടെ ലോകവും മുതിർന്നവരുടെ ലോകവും കഥയിൽ ഉണ്ടെന്നുള്ള സൂചന കുട്ടികളുടെ ഭാവനാത്മകമായ ലോകമാണ് കുട്ടികളുടേത് മുതിർന്നവരുടെയോ ലോകമെന്താണ് യാഥാർഥ്യങ്ങളുടെ reality കളുടെ ലോകമാണ് അല്ലെ ചൂതാട്ടത്തിലൂടെ കടം വന്നത് കാരണം Madrid ലേക്ക് കുറി~കുടിയേറപ്പെടേണ്ടിവരുന്ന അപ്പൊ അവർ ഈ ബുധനാഴ്ചകളിൽ പോയി സിനിമകാണുമെന്ന് പറയുന്നില്ലേ അപ്പൊ അവർക്കും അവരുടെ ഗ്രാമത്തെ miss ചെയ്യുന്നുണ്ടാവണം അല്ലെ അപ്പൊ അവർ അങ്ങനെയാണ് എന്തെയുന്നത് അവരുടെ ആ വിരസത മാറ്റുന്നത് കുഞ്ഞുങ്ങൾ എന്തെയുന്നു അവരുടെ ഭാവനാലോകത് അവരുടെ വിരസത മാറ്റുന്നു അല്ലെ ഇങ്ങനെ പ്രശ്നങ്ങൾക്ക് ഇടയിലും കുട്ടികളെ നന്നായി സംരക്ഷിക്കാനും സ്നേഹിക്കാനുമുള്ള ശ്രദ്ധ ആർക്കുണ്ടായിരുന്നു ഈ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു. കുട്ടികളുടെ ആവശ്യങ്ങളുടെ യുക്തിയില്ലായ്മ്മ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നു ഉം അവർ സാധിച്ചുകൊടുക്കുന്നതിൽ അവർ ശ്രദ്ധിക്കുന്നു എല്ലാ ബുധനാഴ്ചകളിലും അല്ലെ സിനിമ കാണാൻ പോകുന്നത് ടീച്ചർ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു തരം ഒളിചോട്ടമാവാം. കുട്ടികൾ ഭാവനയുടെ അല്ലെ നഷ്ടസൗഭാഗ്യങ്ങങ വീണ്ടെടുക്കുമ്പോൾ മുതിർന്നവർ എന്തെയുന്നു അവരുടെ വിനോദത്തിൽ അല്ലെ അപയം തേടുന്നതുമായിരിക്കാം അല്ലെ അപ്പൊ ഇത്രയുമാണ് ഇത്രയും simple ആണ് ഇത്രേയുള്ളൂ പ്രകാശം ജലം പോലെ എന്ന് പറയുന്ന പാഠഭാഗം എന്ന് പറയുന്നത് അല്ലെ. അല്ലെ important ആയിട്ട് പഠിക്കാനുള്ളത് കാഞ്ചന Madrid എന്ന് പറയുന്ന അല്ലെ ആ സ്ഥലങ്ങളുടെ ആ പ്രതേകത പഠിക്കുക അതേപോലെ ഈ കഥാപാത്രങ്ങളുടെ സവിഷേശത പഠിക്കുക അതേപോലെ തന്നെ Magical realism എന്താണെന്ന് പഠിക്കുക ഇത്രയും പഠിച്ചു കഴിഞ്ഞ നമ്മൾ ഈ പാഠം പഠിച്ചു കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും മക്കൾക്ക് എഴുതാൻ പറ്റണം കേട്ടോ അപ്പൊ എല്ലാ കാര്യങ്ങളും വിശധിയ്ക്കരിച്ഛ് ടീച്ചർ പറഞ്ഞുതന്നിട്ടുണ്ട് അപ്പൊ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ അച്ഛനമ്മമാരുടെ സ്വഭാവ സവിശേഷതകൾ വിശധിയ്ക്കരിക്കുക്ക അല്ലെ. എന്താണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യമാണ് അല്ലെ അപ്പോൾ അത് നിങ്ങൾക് എഴുതാൻ സാധിക്കുവല്ലോ അടുത്തത് Magical realism എന്ന രചന സങ്കേതം പ്രകാശം ജലം പോലെയാണ് എന്ന കഥയുടെ പ്രേആര്യാവിഷയംരത്തിന് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയെന്നു വിശദീകരിക്കുക മുൻപ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു Essay ചോദ്യമാണ് നിങ്ങൾക്ക് clear ആയില്ലേ ആ രചനാസങ്കേതത്തെ എങ്ങനെയാണ് കഥയിൽ കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് clear ആയില്ലേ okokthen. ആ അത് ഒരു introduction ഒക്കെ ആയിട്ട് കൊടുക്കുന്ന സമയത്തു അല്ലെ എന്തൊക്കെ നിങ്ങൾ എഴുതണം അല്ലെ Latin American സാഹിത്യത്തിൽ രൂപപ്പെടുകയും ലോകമെമ്പാടും പ്രധാനം നേടുകയും ചെയ്ത രചനാസങ്കേതമാണ് Magical realism അഥവാ മാന്ത്രിക യാഥാർഥ്യം important ആണ് important ആണ് വളരെ വളരെ പ്രധാനപെട്ടതാണ് അപ്പൊ Magical realism എന്ന് പറയുന്നത് അല്ലെ എന്താണ് Latin American സാഹിത്യത്തിൽ രൂപപ്പെടുകയും ലോകമെമ്പാടും പ്രധാനം നേടുകയും ചെയ്ത രചനാസങ്കേതമാണ് ആയിരത്തിത്തൊള്ളായിരത്തി എണ്പത്തിരണ്ടിൽ നോവൽ സമ്മാനം നേടിയ Gabriel Garcia Marcquez ന്റെ രചനകളാണ് Magical realism ന്റെ വിശ്വവ്യാപകമായ പ്രധാനപ്പെട്ടകാരണമായത്. പ്രേമേയം യാഥാർഥ്യമായിരിക്കുകയും അതിന്റെ അവതരണം മാന്ത്രികമായിരിക്കുകയും ചെയുക എന്നുള്ളതാണ് Magical Realism ന്റെ സവിശേഷത ഒരു യഥാർത്ഥ വിഷയത്തെ മാന്ത്രിയകമായ അന്തരീക്ഷത്തിൽ മാന്ത്രികരംഗങ്ങളിലൂടെ അവതരിപ്പിക്കുക എന്നതാണ് ഈ Magical Realism ത്തിന്റെ അർഥം എന്ന് പറയുന്നത് clear ആയില്ലേ clear ആയില്ലേ ആ ok ഇന്നി പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത് magical realism എന്ന രചനാസങ്കേതമാണ് Colombia യിലെ കാഞ്ചന എന്ന തുറമുഖ പട്ടണത്തിൽ നിന്ന് Spain ലെ Madrid എന്ന പരിഷ്കൃത നഗരത്തിലേക്ക് കുടിയേറേണ്ടിവന്ന ടോട്ടോ ജോവൽ എന്നീ കൊച്ചു കുട്ടികൾ അല്ലെ അനുഭവിക്കുന്ന മാനസികസംഘര്ഷങ്ങളും മറികടക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങളുമാണ് കഥയിലെ പ്രമേയം എന്ന് പറയുന്നത് ok കാഞ്ചനയിലെ കടലോരവും കളിയിടവും നഷ്ടപ്പെട്ട് Madrid ലെ ചെറിയ മുറികളിലേക്ക് എന്താണ് ഒതുങ്ങേണ്ടി വന്ന കുട്ടികൾ ആ മുറിയിൽ ഭാവനയിലൂടെ എന്തെയുകയാണ് അവിടെ ആ ഗ്രാമത്തെ set ചെയ്യുകയാണ് അല്ലെ ആ ഗ്രാമത്തെ അവർ നിർമിക്കുകയാണല്ലേ ഭാവനയിലൂടെയാണ് അവർ ആ ഗ്രാമത്തെ നിർമിക്കുന്നത് അല്ലെ ഇവിടെയാണ് കഥയിലെ മാന്ത്രിയാകത അല്ലെ ഈ Magical realism എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത് bulb ഒക്കെ തുറന്നിട്ട് എല്ലാ Bulb കളും ഇട്ട് നിറയെ വെളിച്ചം അല്ലെ പ്രകാശം തളംകെട്ടി നിൽകുന്നതും അവർ ആ പ്രകാശത്തിന്റെ ജലത്തിൽ എന്താണ് വള്ളം തുഴയുന്നതും മുങ്ങൽ വസ്ത്രങ്ങൾ അണിഞ്ഞ് മുങ്ങിത്തപ്പുന്നതും Boat അപകടം ഉണ്ടാകുന്നതും എല്ലാം അവരുടെ ഭാവനയാണ് അല്ലെ അവരുടെ വിരസതയെ മറികടക്കാൻ വേണ്ടി അവർ സൃഷ്ടിച്ചട്ടുള്ള ആ മാന്ത്രിക ലോകത്തിലാണ് ആ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് അസ്ബയം~അസംഭവ്യം ഒരിക്കലും നടക്കാത്തത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആ കഥ എന്താണ് യാഥ്യാർഥ്യം പോലെ തന്നെ നമ്മുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു ഇങ്ങനെ ആവിഷ്കരിക്കുമ്പോൾ പ്രമേയത്തിന് കൂടുതൽ മിഴിവും കിട്ടുന്നു അല്ലെ എന്നതാണ് Magical realism എന്ന രചനാസങ്കേതം ഈ കഥയിൽ സ്വീകരിച്ചതിന്റെ മെച്ചം എന്ന് പറയുന്നത് okay

okay നമ്മുക്ക് അടുത്ത പാഠത്തിലേക്കു അടുത്ത questions ലേക്ക് പോകേണ്ടതുണ്ട് ഒന്ന് പെട്ടെന്നു ഒന്ന് comment ചെയ്തേ മനസിലാവുന്നുണ്ടോ okay അടുത്തത് ഏതാണ് അവർ മുൻപ് താമസിച്ചിരുന്ന കാഞ്ചന എന്ന തുറമുഖ നഗരം ഇപ്പോൾ താമസിക്കുന്ന Madrid എന്ന Europe ൽ പരിഷ്‌കൃത നഗരം അല്ലെ. ഈ രണ്ടു നഗരങ്ങളുടെയും വ്യത്യസ്തതകൾ കുട്ടികളുടെ ജീവിതത്തിൽ വരുത്തിയ സ്വാദിനം അല്ലെ ലഖു ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ള ചോദ്യമാണ് important ആയിട്ടുള്ള okay okay എല്ലാവര്ക്കും മനസിലാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് okay thank you അപ്പൊ എന്താണ് ആ പ്രധാനപ്പെട്ട ചോദ്യം അല്ലെ എന്താണ് ചോദ്യം ഈ രണ്ടു നഗരത്തെയും വെച്ച് കൊണ്ടുള്ള ചോദ്യമാണ് ടീച്ചർ തുടക്കം മുതൽ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് clear ആയിട്ട് അല്ലെ നിങ്ങൾക്ക് ആ അത് ടീച്ചർ കള്ളം പറഞ്ഞത് ഒന്നും അല്ല അത് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് എന്ന് കാണാനാണ് ടീച്ചർ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് എന്നോട് അല്ലെ ടോട്ടോയും ജോവലും മുൻപ് താമസിച്ചിരുന്ന കാഞ്ചന ഇൻഡിയാസ് ഇപ്പോൾ താമസിക്കുന്നത് Madrid എന്ന നഗരത്തിൽ നിന്ന് എന്ത് മികവാണുള്ളത് അല്ലെ അപ്പോഴും അല്ലെ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ എന്ത് ചെയ്യണം ഉത്തരങ്ങൾ അതിനോട് ചേർത്തുവെക്കേണ്ടതുണ്ട് ഈ രണ്ടു നഗരങ്ങൾ സ്ഥലങ്ങളും തമ്മിലുള്ള comparison ലെ രണ്ടിന്റെയും പ്രത്യേകതകൾ കുട്ടികൾ ഒരേ സമയത് ഒരുപാട് ലൈറ്റുകൾ പ്രകാശിപ്പിച്ചതുകൊണ്ടാണ് Apartment ഇൽ പ്രകാശത്തിന്റെ വെള്ളപൊക്കമുണ്ടായത് പ്രകാശം ജലം പോലെയാണ് എന്ന ചെറു കഥയെ ആസ്പദമാക്കി Marcquez ന്റെ ആഖ്യാന രീതി ഏതാണ് ആഖ്യാന രീതി അല്ലെ ആഖ്യാന അത് പറയുന്ന രീതിയാണ് അതായത് അദ്ദേഹത്തിന്റെ എഴുത്തു രീതിയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പൊ എന്തെയ്യണം അപ്പൊ എന്തെയ്യണം നമ്മൾ Magical realism അല്ലെ Magical realism എന്ന് പറയുന്ന രചനാസങ്കേതത്തെകുറിച്ചു കൊണ്ടുവന്നുകൂടെവേണം നമ്മൾ എന്തെയാൻ ആ ചോദ്യത്തിന് ഉത്തരമെഴുതാൻ okay അവർക്ക് പാകതമേറുന്നതിന്റെ തെളിവാണിത് അയാൾ പറഞ്ഞു താഴെ തന്നിരിക്കുന്നവയിൽ കുട്ടികൾക്കു പാകതമേറുന്നതായി മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞ രണ്ടു സന്ദർഭങ്ങൾ എടുത്തെഴുതുക രണ്ടു മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇതിൽ ഏതാണ് A ആണോ B ആണോ C ആണോ നിങ്ങൾ വേഗം ഒന്ന് കണ്ടെതിക്കെ വളരെ പെട്ടെന്നു പെട്ടെന്ന് പെട്ടെന്നു comment ചെയ്യൂ അടുത്ത പാടത്തേക്ക് പോകേണ്ടതുണ്ട് okay ഏതാണ് ഇതിൽ ഏതാണ്

party കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണോ ക്രിസ്തുമസിന് തുഴവള്ളം വേണമെന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടതാണോ ഏതാണ് രണ്ട് സന്ദർഭങ്ങൾ ഏതാണ് ഏതാണ് okayvery good ഒരുപാട് ആളുകൾ comment ചെയ്തിട്ടുണ്ട് അല്ലെ ആ മാതൃക വിദ്യാര്തകളായി വാഴ്ത്തപെട്ടപ്പഴും പിന്നെ കുട്ടികൾ അവരുടെ സഹപാഠികൾക്ക് വീട്ടിൽ വച്ച് അല്ലെ മുതിർന്ന കുട്ടികളായി എന്തെയാണ് അവർ prove ചെയ്തിരിക്കയാണ് അല്ലെ തങ്ങളുടെ ആ സുഹൃത്തുക്കൾക്ക് ഒക്കെ എന്ത് വേണം ഒരു Party ഒക്കെ കൊടുക്കണം എന്ന് വാശിപിടിച്ചപ്പോഴാണ് അല്ലെ അവർ മുതിർന്ന് കഴിഞ്ഞു എന്നുള്ള ബോധ്യം അച്ഛനും അമ്മയ്ക്കും വരുന്നത്. ok അപ്പൊ ഇത്രയും അല്ലെ എന്താണ് ചോദ്യങ്ങൾ നമ്മൾ discuss ചെയ്തു കഴിഞ്ഞു ഇത്രയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ കണ്ണാടി കാണ്മോളാവും എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെയും പ്രകാശം ജലം പോലെയാണ് എന്ന പാഠഭാഗവും വളരെ കൃത്യമായിട്ട് അല്ലെ വളരെ കൃത്യമായിട്ട് എല്ലാ പഴുതുകളും അടച്ചു കൊണ്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അല്ലെ ഒരു മാർക്കിന് രണ്ടു മാർക്കിന് നാലു മാർക്കിന് ആറു മാർക്കിന് എട്ട് മാർക്കിന് എത്ര മാർക്കിന്റെ ചോദ്യത്തിനും ഉത്തരം എഴുത്തും എന്നുള്ള confidence നിങ്ങൾക്കായോ confidence ആയോ confidence ആയെങ്കിൽ എല്ലാവരും ഒന്ന് thumbs up ചെയ്തേ നമ്മുക്ക് അടുത്ത പാഠത്തിലേക്ക് നമ്മുക്ക് പോകേണ്ടതുണ്ട്. okay ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് comment ചെയ്യൂ നമ്മുടെ viewers വളരെ കുറവാണ് നിങ്ങൾ പെട്ടെന്നു അല്ലെ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ friends ന് share ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത്ചെയ്യുക ഇപ്പോൾ തന്നെ എന്ത്ചെയ്യുക നമ്മൾ അടുത്ത പാഠം തുടങ്ങുന്നതിന് മുൻപ് അല്ലെ എന്ത് ദുഷ്ടന്മാർ ആണ് നിങ്ങൾ നിങ്ങൾക്ക് മാത്രം മാർക്ക് കിട്ടിയ മതിയോ നിങ്ങളുടെ friends ന് വേണ്ടേ അപ്പൊ അവർക്കും കൂടി ഒന്ന് വേഗം share ചെയ്തു കൊടുത്തേ എല്ലാവര്ക്കും നല്ല മാർക്ക് അല്ലെ നാളത്തെ പരീക്ഷക്ക് നല്ല confidence ഓട് കൂടി എഴുതാൻ സാധിക്കട്ടെട്ടോ എല്ലാരും പെട്ടെന്നു എന്തെയ്യ

കിഴാതവൃത്തം എന്ന് പറയുന്ന ഒരു കാവ്യഭാഗമാണ് okay കിഴാതവൃത്തം എന്ന് പറയുന്ന പാഠഭാഗമാണ് ആരാണ് എഴുതിയിട്ടുള്ളത് കടമ്മനിട്ട ആണ് അല്ലെ കടമ്മനിട്ട കവിതകൾ അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാള സാഹിത്യത്തിൽ

പറയുന്നത്. അല്ലെ അദ്ദേഹം ആധുനിക മലയാള കവികളിൽ പ്രമുഖനാണ് ആയിരത്തിത്തൊള്ളായിരത്തി മുൻപത്തിഅഞ്ച് രണ്ടായിരത്തി എട്ട് ആണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്നുപറയുന്നത് കടമ്മനിട്ടയിലാണ് അദ്ദേഹം ജനിക്കുന്നത് കവിത എഴുതുക മാത്രമല്ല അത് ഉറക്കെ പാഠേണ്ടത് കൂടിയാണ് ചൊല്ലേണ്ടത് കൂടെയാണ് എന്ന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലെ എന്ന് മലയാളികളെ പഠിപ്പിച്ച കവിയാണ് പടയണി എന്ന കഥാരൂപത്തിന്റെ സ്വാധിനം പരിസ്ഥിതി നാശത്തിനോടുള്ള പ്രതിഷേധം അടിച്ചമർത്തപ്പെട്ടവരുടെ ഉയർത്തെഴുനേൽപ് എന്നിവ കടമ്മനിട്ട കവിതയുടെ sorry കവിതകളുടെ പ്രത്യേകതകളാണ് അപ്പൊ ഈ introduction ഒക്കെ എന്തെയേണം നിങ്ങൾ പഠിച്ചുവെക്കണം okay അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യവും ചോയ്ക്കുമ്പോഴും നമ്മൾ കവിയെ അല്ലെ ഇടക്ക് ഇടക്ക് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് bore അടിക്കുന്നുണ്ടാവും എങ്കിലും നമ്മൾ മറന്നുപോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്ത്ചെയ്യണം നിങ്ങൾ കവിയെ രേഖപ്പെടുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കടകമാണ്. okay അടുത്തത് അപ്പൊ ഈ കവിതയിൽ അല്ലെ കടമ്മനിട്ടയുടെ കവിതയിൽ അല്ലെങ്കിൽ കിരാതവൃത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകൾ എന്തൊക്കെയാണെന്നെള്ളതാണ് അല്ലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നു പടയണി എന്ന ദൃശ്യ കലയുടെ സ്വാധിനത്തെ കുറിച്ച് പറയുന്നു.